മനസ്സ് പറയുന്നത് നാൽപത്തിയൊൻപതാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്കേവർക്കും നമസ്കാരം
ഒക്ടോബർ 31 നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സർദാർ വല്ലഭഭായി പട്ടേലിന്റെ ജയന്തിയാണ്
എല്ലാ വർഷത്തെയും പോലെ റൺ ഫോർ യൂണിറ്റിക്കായി രാജ്യത്തിന്റെ ഐക്യത്തിനായി രാജ്യത്തെ യുവാക്കൾ ഓടുവാൻ തയ്യാറായിരിക്കയാണ്
ഇപ്പോൾ കാലാവസ്ഥയും വളരെ സുഖകരമാണ്
ഇത് റൺ ഫോർ യൂണിറ്റിയുടെ ഉത്സാഹത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു
നിങ്ങളേവരും ഉത്സാഹത്തോടെ റൺഫോർ യൂണിറ്റിയിൽ തീർച്ചയായും പങ്കെടുക്കണമെന്നാണ് എന്റെ അഭ്യർഥന
സ്വാതന്ത്ര്യലബ്ധിക്ക് ഏകദേശം ആറരമാസത്തോളം മുമ്പ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണമായ ദ ടൈം മാഗസിൻ 1947 ജനുവരി 27 ന് പ്രസിദ്ധീകരിച്ച ലക്കത്തിന്റെ കവർ പേജിൽ സർദാർ പട്ടേലിന്റെ ഫോട്ടോയായിരിന്നു
പ്രധാന ലേഖനത്തോടൊപ്പം അവർ ഭാരതത്തിന്റെ ഒരു ചിത്രം കൊടുത്തിരുന്നു അത് നാം ഇന്നു കാണുന്നതുപോലെയുള്ളതായിരുന്നില്ല
അത് പല ഭാഗങ്ങളായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ഭാരതത്തിന്റെ ചിത്രമായിരുന്നു
അക്കാലത്ത് 550 ലധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു
ഭാരതത്തിന്റെ മേൽ ഇംഗ്ലീഷുകാരുടെ താത്പര്യം ഇല്ലാതെയായിക്കഴിഞ്ഞിരുന്നു
എങ്കിലും അവർ ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കിയിട്ട് പോകാനാണ് ആഗ്രഹിച്ചത്
ടൈം മാഗസിൻ എഴുതി ഭാരതത്തിന്റെ മേൽ വിഭജനം ഹിംസ പട്ടിണി വിലക്കയറ്റം അധികാരരാഷ്ട്രീയം പോലുള്ള അപകടങ്ങൾ വട്ടമിട്ടു പറക്കുന്നു
ടൈം മാഗസിൻ തുടർന്നെഴുതുന്നു ഇവയ്ക്കെല്ലാമിടയിൽ രാജ്യത്തെ ഐക്യത്തിന്റെ ചരടിൽ കോർക്കുന്നതിനും മുറിവുകൾ ഉണക്കുന്നതിനുമുള്ള കഴിവ് ആർക്കെങ്കിലുമുണ്ടെങ്കിൽ അത് സർദാർ വല്ലഭഭായി പട്ടേലിനാണ്
ടൈം മാഗസിനിലെ ലേഖനം ലോഹപുരുഷന്റെ ജീവിതത്തിലെ മറ്റു തലങ്ങളെയും വെളിച്ചത്തുകൊണ്ടുവരുന്നു
1920 കളിൽ അദ്ദേഹം അഹമ്മദാബാദിലുണ്ടായ വെള്ളപ്പൊക്ക സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തി എന്നു പറയുന്നു
ബർദോളി സത്യാഗ്രഹത്തിന് ദിശാബോധം നൽകിയത് എങ്ങനെയെന്നും പറയുന്നു
കർഷകരും തൊഴിലാളികളും മുതൽ വ്യവസായികൾ വരെ എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിക്കുവാൻ തക്കവിധമായിരുന്നു രാജ്യത്തിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും പ്രതിബദ്ധതയും
അങ്ങയ്ക്കു മാത്രമേ ഇതിനു പരിഹാരം കാണാനാകൂ എന്നു മഹാത്മാഗാന്ധി സർദാർ പട്ടേലിനോടു പറഞ്ഞിരുന്നു
അദ്ദേഹമാകട്ടെ ഓരോന്നോരോന്നായി അതിനു സമാധാനം കണ്ടെത്തുകയും രാജ്യത്തെ ഐക്യത്തിന്റെ നൂലിൽ കോർക്കുകയെന്ന അസാധ്യമായ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്തു
അദ്ദേഹം എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഭാരതത്തിൽ വിലയിപ്പിച്ചു
ജുനാഗഢും ഹൈദരാബാദും തിരുവിതാംകൂറും രാജസ്ഥാനും എല്ലാം ചേർന്ന് ഇന്നു നാം ഒന്നായി കാണുന്നത് സർദാർ പട്ടേലിന്റെ യുക്തിബോധവും യുദ്ധതന്ത്രപരമായ നൈപുണ്യവും കാരണമാണ്
ഐക്യത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ രാഷ്ട്രത്തെ നമ്മുടെ ഭാരതാംബയെ കണ്ട് നാം സ്വാഭാവികമായും സർദാർ പട്ടേലിനെ ഓർത്തുപോകുന്നു
ഈ ഒക്ടോബർ 31 ന് സർദാർ പട്ടേലിന്റെ ജയന്തി കൂടുതൽ വിശേഷപ്പെട്ടതാകും
ഈ ദിവസം സർദാർ പട്ടേലിന് യഥാർഥ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെടും
ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ തീരത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രതിമയുടെ ഉയരം അമേരിക്കയിലെ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിയാണ്
ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗഗനസ്പർശിയായ പ്രതിമയാണ്
ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഭാരതമണ്ണിലാണ് എന്നതിൽ എല്ലാ ഭാരതീയർക്കും അഭിമാനിക്കാം
മണ്ണുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന സർദാർ പട്ടേൽ ആകാശത്തിനുകൂടി അലങ്കാരമാകും
രാജ്യത്തെ എല്ലാ പൌരന്മാരും ഭാരതാംബയുടെ ഈ മഹത്തായ നേട്ടത്തെക്കുറിച്ചോർത്ത് ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ചുനിന്ന് തല ഉയർത്തിനിന്ന് ഇതിന്റെ കീർത്തിഗാഥ പാടും
സ്വാഭാവികമായും എല്ലാ ഭാരതീയരും സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി കാണാൻ താത്പര്യപ്പെടും
ഹിന്ദുസ്ഥാന്റെ എല്ലാ മൂലകളിൽ നിന്നും ആളുകൾ ഈ സ്ഥലത്തെയും തങ്ങളുടെ പ്രിയപ്പെട്ട യാത്രാ ലക്ഷ്യമാക്കാനാഗ്രഹിക്കുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ ഇന്നലെയാണ് നാമെല്ലാം ഇൻഫെൻട്രി ഡേ ആഘോഷിച്ചത്
ഭാരതസൈന്യത്തിന്റെ ഭാഗമായ എല്ലാവരേയും ഞാൻ നമിക്കുന്നു
ഞാൻ സൈനികരുടെ കുടുംബാംഗങ്ങളേയും അവരുടെ സാഹസത്തിന്റെ പേരിൽ സല്യൂട് ചെയ്യുന്നു
എന്നാൽ നാം ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇൻഫെൻട്രി ഡേ ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഭാരതീയ സൈന്യത്തിലെ ജവാന്മാർ കശ്മീരിന്റെ മണ്ണിലിറങ്ങിയതും കശ്മീരിനെ നുഴഞ്ഞു കയറ്റക്കാരിൽ നിന്ന് കാത്തതും ഈ ദിവസമായിരുന്നു
ഈ ചരിത്ര സംഭവത്തിനും സർദാർ വല്ലഭഭായി പട്ടേലുമായി നേരിട്ടുള്ള ബന്ധമുണ്ട്
ഞാൻ ഭാരതത്തിലെ മഹാനായ സൈനിക അധികാരിയായിരുന്ന സാം മനേക് ഷായുടെ ഒരു അഭിമുഖം വായിക്കുകയായിരുന്നു
ആ അഭിമുഖത്തിൽ ഫീൽഡ് മാർഷൽ മനേക് ഷാ അദ്ദേഹം ഫീൽഡ് മാർഷലായിരുന്ന ആ കാലത്തെക്കുറിച്ചോർക്കുകയാണ്
ആ സമയത്താണ് 1947 ഒക്ടോബറിൽ കാശ്മീരിലേക്ക് സൈനികനീക്കം ആരംഭിച്ചത്
ഒരു യോഗത്തിനിടയിൽ കശ്മീരിൽ സൈന്യത്തെ അയയ്ക്കുന്നതിന്റെ കാര്യത്തിലുണ്ടാകുന്ന കാലതാമസത്തിൽ സർദാർ പട്ടേൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു
സർദാർ പട്ടേൽ യോഗത്തിനിടയിൽ തന്റേതായ രീതിയിൽ മനേക് ഷായുടെ നേരെ നോക്കിക്കൊണ്ടു പറഞ്ഞു കശ്മീരിലേക്കുള്ള സൈനിക നീക്കത്തിൽ അൽ്പംപോലും വിളംബം പാടില്ല
എത്രയും വേഗം ഇതിന് സമാധാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞു
ഒക്ടോബർ 31 നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും ഓർമ്മദിവസമാണ്
ഇന്ദിരാജിക്കും ആദരവോടെ ശ്രദ്ധാഞ്ജലി
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കളികൾ സ്പോർട്സ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് കളിയുടെ ലോകത്ത് സ്പിരിറ്റ് സ്ട്രെങ്ത് സ്കിൽ സ്റ്റാമിന തുടങ്ങിയവയെല്ലാം പ്രധാനമാണ്
ഇത് ഏതൊരു കളിക്കാരന്റെയും വിജയത്തിന്റെ ഉരകല്ലാണ്
ഈ നാലു ഗുണങ്ങളാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും നിർമ്മാണത്തിൽ മഹത്തായതായിരിക്കുന്നത്
ഏതെങ്കിലും രാജ്യത്തെ യുവാക്കളുടെയുള്ളിൽ ഇവയുണ്ടെങ്കിൽ ആ രാജ്യം സാമ്പത്തികം ശാസ്ത്രം സാങ്കേതികവിദ്യ പോലുള്ള മേഖലകളിൽ മാത്രമല്ല പുരോഗമിക്കുക മറിച്ച് സ്പോർട്സ് മേഖലയിലും വെന്നിക്കൊടി പാറിക്കും
അടുത്ത കാലത്ത് ഓർമ്മയിൽ നിൽക്കുന്ന രണ്ടു കൂടിക്കാഴ്ചകൾ നടന്നു
ആദ്യത്തേത് ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ പാരാ ഗെയിംസ് 2018 ൽ പങ്കെടുത്ത നമ്മുടെ പാരാ അത്ലറ്റ്കളുമായി കൂടികാണാനുണ്ടായ അവസരമാണ്
ഈ കളികളിൽ ഭാരതം ആകെ 72 പതക്കങ്ങൾ നേടിക്കൊണ്ട് പുതിയ റെക്കാർഡ് സൃഷ്ടിച്ചു
അങ്ങനെ ഭാരതത്തിന്റെ അഭിമാനം വർധിപ്പിച്ചു
ഈ പ്രതിഭാശാലികളായ പാരാ അത്ലറ്റുകളെ നേരിട്ട് കാണാനുള്ള സൌഭാഗ്യം എനിക്കു ലഭിച്ചു ഞാനവരെ ആശംസിച്ചു
അവരുടെ ഉറച്ച ഇച്ഛാശക്തിയും എല്ലാ പ്രതികൂല പരിതഃസ്ഥിതികളോടും പോരാടി മുന്നേറാനുള്ള അവരുടെ ഉത്സാഹവും ദേശവാസികളെയെല്ലാം പ്രേരിപ്പിക്കുന്നതാണ്
ഇതേപോലെ അർജന്റീനയിൽ നടന്ന സമ്മർ യൂത്ത് ഒളിമ്പിക്സ് 2018 ലെ ജേതാക്കളെ കാണാനുള്ള അവസരമുണ്ടായി
യൂത്ത് ഒളിമ്പിക്സ് 2018 ൽ നമ്മുടെ യുവാക്കൾ ഇതുവരെയുള്ളതിൽ വച്ചേറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചു
ഇതിൽ നാം 13 മെഡലുകൾ കൂടാതെ മിക്സ് ഇവന്റിൽ 3 മെഡലുകളും നേടി
ഇപ്രാവശ്യം ഏഷ്യൻ ഗയിംസിലും ഭാരതത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും
നോക്കൂ കഴിഞ്ഞ ചില മിനിട്ടുകൾക്കുള്ളിൽ ഞാൻ എത്ര പ്രാവശ്യം ഏറ്റവും മികച്ച എന്ന വാക്കു പ്രയോഗിച്ചു
ദിനംപ്രതി പുതിയ ഉയരങ്ങളെ സ്പർശിക്കുന്ന ഇന്ത്യൻ സ്പോർട്സിന്റെ കഥയാണിത്
ഇന്ത്യ കേവലം കളികളിൽ മാത്രമല്ല ആരും ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത മേഖലകളിലും പുതിയ റെക്കാർഡുകൾ സൃഷ്ടിക്കുകയാണ്
ഉദാഹരണത്തിന് പാരാ അത്ലറ്റ് നാരായൺ ഠാക്കൂറിനെക്കുറിച്ചു പറയാനാഗ്രഹിക്കുന്നു
അദ്ദേഹം 2018 ലെ പാരാ ഒളിമ്പിക്സിൽ രാജ്യത്തിനുവേണ്ടി അത്ലറ്റിക്സിൽ സ്വർണ്ണമെഡൽ നേടുകയുണ്ടായി
അദ്ദേഹം ജന്മനാ ദിവ്യാംഗനാണ്
8 വയസ്സു പ്രായമായപ്പോൾ അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെട്ടു
അടുത്ത 8 വർഷം അദ്ദേഹം അനാഥാലയത്തിലാണ് ജീവിച്ചത്
അനാഥാലയത്തിൽ നിന്ന് പോന്നതിനു ശേഷം ജീവിത വണ്ടി മുന്നോട്ടു നീക്കുന്നതിന് ഡിടിസി ബസുകൾ വൃത്തിയാക്കി ദില്ലിയിലെ പാതയോരങ്ങളിലെ തട്ടുകടകളിൽ വെയ്റ്ററായി ജോലി ചെയ്തു
ഇന്ന് അതേ നാരായൺ ഇന്റർനാഷണൽ ഇവന്റുകളിൽ ഭാരതത്തിനായി സ്വർണ്ണമെഡലുകൾ നേടുകയാണ്
ഇത്രമാത്രമല്ല ഭാരതം കളികളിൽ ഉത്കൃഷ്ടതയുടെ ഉയരങ്ങൾ കീഴടക്കുന്നത് ഏതെല്ലാം ഇനങ്ങളിലെന്നു നോക്കൂ
ഭാരതം ജൂഡോയിൽ സീനിയർ ലവലിലോ ജൂനിയർ ലവലിലോ ഒരു ഒളിമ്പിക് മെഡലും ഒരിക്കലും നേടിയിട്ടില്ല
പക്ഷേ തബാബീ ദേവി യൂത്ത് ഒളിമ്പിക്സിൽ ജൂഡോയിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ട് ചരിത്രം രചിച്ചു
16 വയസ്സുള്ള യുവ കളിക്കാരി തബാബി ദേവി മണിപ്പൂരിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നവളാണ്
ആ കുട്ടിയുടെ പിതാവ് ഒരു തൊഴിലാളിയാണ് അമ്മ മത്സ്യവിൽപനയാണു നടത്തുന്നത്
പലപ്പോഴും ഈ കുട്ടിയുടെ കുടുംബത്തിന് ആഹാരത്തിന് എന്തെങ്കിലും വാങ്ങാൻ പണമില്ലാത്ത സ്ഥിതിപോലുമുണ്ടായി
അങ്ങനെയുള്ള പരിതഃസ്ഥിതിയിൽ പോലും തബാബീ ദേവിയുടെ ഉത്സാഹത്തിന് കോട്ടം തട്ടിയില്ല
എന്നിട്ടാണ് രാജ്യത്തിനുവേണ്ടി മെഡൽ നേടിക്കൊണ്ട് ചരിത്രം രചിച്ചത്
ഇങ്ങനെയുള്ള അസംഖ്യം കഥകളുണ്ട്
ഓരോ ജീവിതവും പ്രേരണാസ്രോതസ്സുകളാണ്
എല്ലാ യുവ കളിക്കാരുടെയും ഉത്സാഹം നവഭാരതത്തിന്റെ തിലക്കുറികളാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ 2017 ൽ നാം ഫിഫാ അണ്ടർ17 വേൾഡ് കപ്പ് വിജയകരമായി സംഘടിപ്പിക്കുകയുണ്ടായി
താരതമ്യേന വിജയകരമായി സംഘടിപ്പിച്ച ടൂർണമെന്റ് എന്ന നിലയിൽ ലോകം മുഴുവൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു
ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പിലെ കാണികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും കീർത്തിഗാഥ രചിക്കയുണ്ടായി
രാജ്യത്തെ വിവിധ സ്റ്റേഡിയങ്ങളിൽ 12 ലക്ഷത്തിലധികം പേർ ഫുട്ബോൾ കളി കണ്ടത് യുവാക്കളായ കളിക്കാരുടെ ഉത്സാഹം വർധിപ്പിച്ചു
ഈ വർഷം ഭാരതത്തതിന് ഭുവനേശ്വറിൽ പുരുഷ ഹോക്കി വേൾഡ് കപ്പ് 2018 സംഘടിപ്പിക്കാനുള്ള സൌഭാഗ്യം കിട്ടിയിരിക്കയാണ്
ഹോക്കി വേൾഡ് കപ്പ് നവംബർ 28 ന് തുടങ്ങി ഡിസംബർ 16 വരെ നടക്കും
എല്ലാ ഭാരതീയരുടെയും മനസ്സിൽ ഏതു കളിയാണു കളിക്കുന്നതെങ്കിലും ഏതു കളിയിലാണ് താത്പര്യമെങ്കിലും ഹോക്കിയോടൊരു ചായ്വ് തീർച്ചയായും ഉണ്ടാകും
ഭാരതം മഹാന്മാരായ ഹോക്കി കളിക്കാരെ പ്രദാനം ചെയ്തിട്ടുണ്ട്
ലോക ഹോക്കിയെക്കുറിച്ച് എപ്പോൾ ചർച്ച നടന്നാലും ഭാരതത്തിലെ ഈ മഹാന്മാരായ കളിക്കാരെക്കൂടാതെ ഹോക്കിയുടെ കഥ അപൂർണ്ണമായിരിക്കും
ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിനെ ലോകം മുഴുവൻ അറിയും
അതിനുശേഷം ബൽവീന്ദർ സിംഹ് സീനിയർ ലേസ്ലി ക്ലൌഡിയസ് മൊഹമ്മദ് ശാഹിദ് ഉദ്ധം സിംഗ് മുതൽ ധൻരാജ് പിള്ള വരെ ഹോക്കി നീണ്ട യാത്രയാണ് നടത്തിയിട്ടുള്ളത്
ഇന്നും ടീം ഇന്ത്യയുടെ കളിക്കാർ തങ്ങളുടെ അധ്വാനവും അർപ്പണവും കാരണം നേടുന്ന വിജയങ്ങളിലൂടെ ഹോക്കിയുടെ പുതു തലമുറയ്ക്ക് പ്രേരണയേകുന്നു
സ്പോർട്സ് പ്രേമികൾക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന കളികൾ കാണാനുള്ള നല്ല അവസരമാണ്
ഭുവനേശ്വറിലേക്കുപോവുകയും ഭാരതീയ ടീമിന്റെ ഉത്സാഹം വർധിപ്പിക്കുകയും മാത്രമല്ല ചെയ്യേണ്ടത് മറിച്ച് എല്ലാ ടീമുകളെയും പ്രോത്സാഹിപ്പിക്കണം
ഒഡിഷ സ്വന്തമായി വേറിട്ട ചരിത്രമുള്ള സമൃദ്ധമായ സാസ്കാരിക പാരമ്പര്യമുള്ള സംസ്ഥാനമാണ്
അവിടത്തെ ജനങ്ങളും തികഞ്ഞ ഉത്സാഹികളാണ്
സ്പോർട്സ് പ്രേമികൾക്ക് ഒഡിഷ കാണാനുള്ള ഒരു നല്ല അവസരമാണിത്
ഈ സമയത്ത് ജഗന്നാഥ ക്ഷേത്രവും ചില്കാ തടാകവും അടക്കം പല വിശ്വപ്രസിദ്ധമായ കാണേണ്ട പവിത്രങ്ങളായ സ്ഥലങ്ങളും തീർച്ചയായും കാണണം
ഈ മത്സരത്തിൽ വിജയിക്കാൻ ഞാൻ ഭാരതീയ പുരുഷ ഹോക്കി ടീമിന് ശുഭാശംസകൾ നേരുന്നു
നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ഭാരതീയർ അവരോടൊപ്പം അവരെ പിന്തുണച്ചുകൊണ്ട് കൂടെയുണ്ട് എന്ന് അവർക്ക് ഉറപ്പുനൽകുന്നു
അതോടൊപ്പം ഭാരതത്തിലേക്കുവരുന്ന ലോകത്തിലെ എല്ലാ ടീമുകൾക്കും അനേകം ശുഭാശംസകൾ നേരുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ സാമുഹിക കാര്യങ്ങൾക്കുവേണ്ടി എങ്ങനെയാണ് ആളുകൾ വരുന്നത് അവർ വോളണ്ടിയർമാരായിട്ടാണ് വരുന്നത്
അത് രാജ്യമെങ്ങുമുള്ള ജനങ്ങൾക്ക് പ്രേരണാപ്രദമാണ് ഉത്സാഹമേകുന്നതാണ്
സേവാ പരമോ ധർമ്മഃ എന്നത് ഭാരതത്തിന്റെ പാരമ്പര്യമാണ്
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമാണ്
സമൂഹത്തിലെ എല്ലാ കോണിലും എല്ലാ മേഖലകളിലും ഇതിന്റെ സുഗന്ധം നമുക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്
എന്നാൽ പുതിയ യുഗത്തിൽ പുതിയ രീതിയിൽ പുതിയ തലമുറ പുതിയ ഉത്സാഹത്തോടെ പുതിയ ആവേശത്തോടെ പുതിയ സ്വപ്നങ്ങളുമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് മുന്നോട്ടു വരുന്നുണ്ട്
കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു
ഒരുപോർട്ടൽ ലോഞ്ച് ചെയ്യപ്പെടുകയായിരുന്നു
സെൽഫ് 4 സൊസൈറ്റി
രാജ്യത്തെ ഐടി ഇലക്ട്രോണിക്സ് വ്യവസായം തങ്ങളുടെ ഉദ്യോഗസ്ഥരെ സാമൂഹികപ്രവർത്തനങ്ങളിലേർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭ്യമാക്കിക്കൊടുക്കുന്നതിനുമാണ് ഈ പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്
ഈ കാര്യത്തിന് അവരിലുള്ള ഉത്സാഹവും സമർപ്പണവും കണ്ടാൽ എല്ലാ ഭാരതീയർക്കും അഭിമാനം തോന്നും
ഐടി ടു സൊസൈറ്റി
ഞാനല്ല നാം അഹം അല്ല വയം സ്വ മ്മിൽ നിന്ന് സമഷ്ടിയിലേക്കുള്ള യാത്രയുടെ ഗന്ധമാണിതിലുള്ളത്
ചിലർ കുട്ടികളെ പഠിപ്പിക്കുന്നു ചിലർ മുതിർന്നവരെ പഠിപ്പിക്കുന്നു ചിലർ ശുചിത്വത്തിന്റെ കാര്യത്തിലേർപ്പെട്ടിരിക്കുന്നു ചിലർ കർഷകരെ സഹായിക്കുകയാണ്
ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു ആഗ്രഹവുമില്ല മറിച്ച് ഇതിൽ സമർപ്പണവും ദൃഢനിശ്ചയവും നിസ്വാർത്ഥതയുമാണുള്ളത്
ഒരു യുവാവ് ദിവ്യാംഗരുടെ വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീമിനെ സഹായിക്കാൻ സ്വയം വീൽചെയർ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പഠിച്ചു
ഈ ഉത്സാഹം ഈ സമർപ്പണം മിഷൻ മോഡിലുള്ള പ്രവൃത്തിയാണ്
ഏതെങ്കിലും ഭാരതീയന് ഇതിൽ അഭിമാനം തോന്നാതിരിക്കുമോ തീർച്ചയായും ഉണ്ടാകും ഞാനല്ല നാം എന്ന വികാരം നമുക്കെല്ലാം പ്രേരണയാകും
പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ ഇപ്രാവശ്യം ഞാൻ മൻ കീ ബാത്തുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള ശ്രീ
മനീഷ് മഹാപാത്രയുടെ വളരെ ആകർഷകമായ ഒരു കുറിപ്പ് കാണാൻ കിട്ടി
അദ്ദേഹം മൈ ജിഒവിയിൽ എഴുതിയിരിക്കുന്നു ഭാരതത്തിലെ ജനജാതികളും അവരുടെ ജീവിതരീതികളും പാരമ്പര്യവും പ്രകൃതിയോടൊപ്പം സഹവർത്തിത്വത്തിന്റെ ഉത്തമോദാഹരണമാകുന്നതെങ്ങനെ എന്നു മൻ കീ ബാത്തിൽ ദയവായി പറയണം
സുസ്ഥിര വികസനത്തിന് പാരമ്പര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതിന്റെ ആവശ്യകതയെന്ത് എന്നത് അവരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്
മനീഷ് ജീ ഈ വിഷയം മൻ കീ ബാത്തിന്റെ ശ്രോതാക്കൾക്കു മുന്നിലേക്കു വച്ചതിൽ ഞാൻ അങ്ങയെ അഭിനന്ദിക്കുന്നു
നമ്മുടെ അഭിമാനാർഹമായ ഭൂതകാലത്തിലേക്കും സംസ്കാരത്തിലേക്കും നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിഷയമാണിത്
ഇന്ന് ലോകമാകെയും വിശേഷിച്ചും പാശ്ചാത്യരാജ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യം പറയുന്നു സന്തുലിതമായ ജീവിത ശൈലിക്കായി പുതിയ വഴികൾ തേടുകയും ചെയ്യുന്നു
ഇന്നു നമ്മുടെ ഭാരതവർഷവും ഈ പ്രശ്നത്തിൽ പെടാതെയല്ല ഇരിക്കുന്നത് എന്നാൽ ഇതിന്റെ പരിഹാരത്തിന് നാം നമ്മുടെ ഉള്ളിലേക്കു മാത്രമേ നോക്കേണ്ടതുള്ളൂ നമ്മുടെ സമൃദ്ധമായ ചരിത്രത്തിലേക്കും പാരമ്പര്യത്തിലേക്കും നോക്കണം
വിശേഷിച്ച് നമ്മുടെ ജനജാതീയസമുദായങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ചു മനസ്സിലാക്കണം
പ്രകൃതിക്കൊപ്പം സമരസപ്പെട്ട് കഴിയുകയെന്നത് നമ്മുടെ ആദിവാസി സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്
നമ്മുടെ ആദിവാസികളായ സഹോദരീ സഹോദരന്മാർ മരങ്ങളെയും ചെടികളെയും പൂക്കളെയും ദേവീദേവന്മാരെപ്പോലെതന്നെ പൂജിക്കുന്നു
മധ്യഭാരതത്തിലെ ഭീൽ ജനജാതി വിഭാഗത്തിൽ വിശേഷിച്ചും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഢിലെയും ആളുകൾ ആൽമരം അർജുൻ എന്നു പേരുള്ള മരം എന്നിവയെ ആദരവോടെ പൂജിക്കുന്നു
രാജസ്ഥാനെപ്പോലെയുള്ള മരുഭൂമിയിൽ ബിഷ്ണോയി സമൂഹം പരിസ്ഥിതി സംരക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്
വിശേഷിച്ചും വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് സ്വന്തം ജീവൻ ത്യജിക്കാൻ മടിയില്ല എന്നാൽ ഒരു മരത്തിനുപോലും ഹാനി വരുന്നത് അവർ സമ്മതിക്കില്ല
അരുണാചലിലെ മിശമികൾ കടുവകളുമായി തങ്ങൾക്ക് നേരിട്ടു ബന്ധമുണ്ടെന്നു കരുതുന്നവരാണ്
അവയെ അവർ സ്വന്തം സഹോദരീ സഹോദരന്മാരെപ്പോലെ കരുതുന്നു
നാഗാലാന്റിലും കടുവകളെ വനങ്ങൾ കാക്കുന്നവരെന്ന രീതിയിലാണു കാണുന്നത്
മഹാരാഷ്ട്രയിലെ വാർലീ സമുദായത്തിൽ പെട്ട ആളുകൾ കടുവകളെ അതിഥികളായി കാണുന്നു
അവരെ സംബന്ധിച്ചിടത്തോളം കടുവകളുടെ സാന്നിധ്യം സമൃദ്ധി കൊണ്ടുവരുന്നതാണ്
മധ്യഭാരതത്തിലെ കോൾ സമുദായത്തിൽപെട്ടവർ കരുതുന്നത് അവരുടെ ഭാഗ്യം കടുവകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ്
കടുവകൾക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ ഗ്രാമീണർക്കും പട്ടിണികിടക്കേണ്ടിവരും
ഇത്രയ്ക്കാണ് ഇവരുടെ കടുവകളോടുള്ള ആദരവ്
മധ്യഭാരതത്തിലെ ഗൌഡ് ജനജാതിക്കാർ മത്സ്യപ്രജനന കാലത്ത് കേഥൻ നദിയുടെ ചില ഭാഗങ്ങളിൽ മത്സ്യബന്ധനം നിർത്തി വയ്ക്കുന്നു
ഈ പ്രദേശങ്ങളെ അവർ മത്സ്യങ്ങളുടെ ആശ്രയസ്ഥാനമായി കാണുന്നു
ഈ ആചാരം നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് നല്ല മത്സ്യങ്ങൾ ആവോളം ലഭിക്കുന്നത്
ആദിവാസി സമൂഹം തങ്ങളുടെ വീടുകൾ പ്രകൃതിജന്യമായ സാധനസാഗ്രികൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്
അവ ബലമുള്ളതായിരിക്കുന്നതോടൊപ്പം പരിസ്ഥിതി സൌഹൃദവുമാണ്
ദക്ഷിണഭാരതത്തിലെ നീലഗിരിയിലെ ഏകാന്ത പ്രദേശങ്ങളിൽ ഒരു ചെറിയ ഊരുചുറ്റു സമൂഹമായ തോഡാ പരമ്പരാഗതമായി അവരുടെ വീടുകൾ നിർമ്മിക്കുന്നത് ആ പ്രദേശത്തുതന്നെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടാണ്
എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ ആദിവാസി സമൂഹം വളരെ ശാന്തവും പരസ്പരം ഒരുമയോടും ജീവിക്കുന്നതിൽ വിശ്വസിക്കുന്നു എന്നതു സത്യമാണ്
എന്നാൽ ആരെങ്കിലും അവരുടെ പ്രകൃതി വിഭവങ്ങൾക്ക് ഹാനി ഉണ്ടാക്കിയാൽ അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടാനും മടിക്കില്ല
നമ്മുടെ ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആദിവാസിസമൂഹത്തിലെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിൽ ആശ്ചര്യമില്ല
തന്റെ വനഭൂമിയെ കാത്തു രക്ഷിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടിയ ഭഗവാൻ മിർസാ മുണ്ടയെ ആർക്കാണു മറക്കാനാകുക
ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പട്ടിക നീണ്ടതാണ്
പ്രകൃതിയോട് ഒത്തിണങ്ങി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മെ കാട്ടിത്തരുന്ന അനേകം ആദിവാസി സമൂഹവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്
നമ്മുടെ പക്കൽ അവശേഷിച്ചിരിക്കുന്ന വനസമ്പത്തിന്റെം കാര്യത്തിൽ നാം ആദിവാസികളോടു കടപ്പെട്ടിരിക്കുന്നു
വരൂ നമുക്ക് അവരോടുള്ള ആദരവ് വ്യക്തമാക്കാം
പ്രിയപ്പെട്ട ജനങ്ങളേ സമൂഹത്തിനുവേണ്ടി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് മൻ കീ ബാത്തിൽ പറയാറുണ്ട്
അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വളരെ നിസ്സാരങ്ങളെന്നു തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവയുടെ സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ്
നമ്മുടെ മനസ്സ് മാറ്റൂന്നതിൽ സമൂഹത്തിന്റെ ദിശ മാറ്റുന്നതിൽ അതിനു പങ്കുണ്ട്
കുറച്ചു നാൾ മുമ്പ് ഞാൻ പഞ്ചാബിലെ കർഷകസഹോദരൻ ഭായി ഗുരുബചൻ സിംഗിനെക്കുറിച്ചു വായിക്കുകയായിരുന്നു
ഒരൂ സാധാരണ അദ്ധ്വാനിയായ കർഷകൻ ഗുരുബചൻ സിംഗിന്റെ വിവാഹമായിരുന്നു
ഈ വിവാഹത്തിനു മുമ്പ് ഗുരുബചൻ സിംഗ് വധുവിന്റെ മാതാപിതാക്കളോടു പറഞ്ഞു നമുക്ക് വിവാഹം ലളിതമായി നടത്താം
ഘോഷയാത്രയാകാം മറ്റുപലതുമാകാം പക്ഷേ അധികം ചിലവു ചെയ്യേണ്ട ആവശ്യമില്ല
നമുക്ക് ഇതൊരു സാധാരണ ചടങ്ങുമാത്രമാക്കണം
പക്ഷേ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു നിബന്ധനയുണ്ട്
ഇക്കാലത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് നിബന്ധനയെന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണയായി തോന്നുക മുന്നിലുള്ള ആൾ ഏതോ കടുത്ത ആവശ്യം മുന്നോട്ടു വയ്ക്കാൻ പോകയാണെന്നാണ്
വധുവിന്റെ കുടുംബക്കാർക്ക് വഹിക്കാനാവാത്ത സാധനമെന്തോ ചോദിക്കാൻ പോകയാണ് എന്നു തോന്നും
പക്ഷേ ഭായി ഗുരുബച്ചൻ സിംഗിനെപ്പോലുള്ള ഒരു സാധാരണ കൃഷിക്കാരൻ വധുവിന്റെ പിതാവിനോടു പറഞ്ഞത് അദ്ദേഹം മുന്നോട്ടു വച്ച നിബന്ധന അത് നമ്മുടെ സമൂഹത്തിന്റെ യഥാർഥ ശക്തിയാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
ഗുരുബച്ചൻ സിംഗ് ജി അവരോടു പറഞ്ഞു ഇനി വയലിൽ വയ്ക്കോൽ കത്തിക്കയില്ലെന്ന് എനിക്കു വാക്കു തരണം
ഇതിന് എത്ര വലിയ സാമൂഹിക ശക്തിയാണുള്ളതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകും
ഗുരുബച്ചൻ സിംഗ്ജി പറഞ്ഞ ഈ കാര്യം നിസ്സാരമെന്നു തോന്നാം എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എത്ര വിശാലമാണെന്നാണ് ഈ സംഭവം നമ്മോടു പറയുന്നത്
വ്യക്തിപരമായ കാര്യങ്ങളെ സമൂഹനന്മയ്ക്കുതകുന്ന വിഷയമാക്കി മാറ്റുന്ന അനേകം കുടുംബങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ
ശ്രീമാൻ ഗുരുബചൻ സിംഗ്ജിയുടെ കുടുംബം അങ്ങനെയൊരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ വച്ചത്
ഞാൻ പഞ്ചാബിലെ മറ്റൊരു ഗ്രാമം നാഭായ്ക്കടുത്തുള്ള കല്ലർ മാജരയെക്കുറിച്ച് വായിക്കയുണ്ടായി
കല്ലർ മാജരായിലെ ആളുകൾ വൈയ്ക്കോൽ കത്തിക്കുന്നതിനു പകരം അത് നിലമുഴുത് നിലത്തിനോടു ലയിപ്പിക്കുന്നു
അതിനുവേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു
ഭായി ഗുരുബചൻ സിംഗിന് ആശംസകൾ
കല്ലർ മാജരായിലെയും അന്തരീക്ഷത്തെ മാലിന്യമുക്തമായി വയ്ക്കുന്നതിന് മഹത്തായ ശ്രമങ്ങൾ നടത്തുന്ന മറ്റെല്ലാ ഇടങ്ങളിലെയും ആളുകൾക്ക് ആശംസകൾ
ആരോഗ്യദായകമായ ജീവിതശൈലിയെന്ന ഭാരതീയ പാരമ്പര്യത്തിന്റെ യഥാർഥ അനന്തരാവകാശികൾ എന്ന നിലയിൽ ജീവിക്കുന്നവരാണു നിങ്ങൾ
തുള്ളികൾ ചേർന്ന് സമുദ്രം രൂപപ്പെടുന്നതുപോലെ ചെറിയ ചെറിയ ഉണർവ്വോടെയുള്ള സജീവവും സകാരാത്മകവുമായ പ്രവൃത്തികൾ എപ്പോഴും സകാരാത്മകമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്
ഓം ദ്യൌഃ ശാന്തിഃ അന്തരിക്ഷം ശാന്തിഃ
പൃഥ്വി ശാന്തിഃ ആപഃ ശാന്തിഃ ഔഷധയഃ ശാന്തിഃ
വനസ്പതയഃ ശാന്തിഃ വിശ്വേദേവാഃ ശാന്തിഃ ബ്രഹ്മ ശാന്തിഃ
സർവ ശാന്തിഃ ശാന്തിരേവ ശാന്തിഃ സാമാ ശാന്തിരേധി
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ
ഇതിന്റെ അർഥം
അല്ലയോ ഈശ്വരാ മൂന്നു ലോകങ്ങളിലും എല്ലാദിക്കിലും ശാന്തിയുണ്ടാകട്ടെ ജലത്തിൽ ഭൂമിയിൽ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ അഗ്നിയിൽ വായുവിൽ ഔഷധികളിൽ സസ്യജാലങ്ങളിൽ ഉപവനത്തിൽ അചേതനത്തിൽ സമ്പൂർണ്ണ ബ്രഹ്മാണ്ഡത്തിലും ശാന്തിയുണ്ടാകട്ടെ
ജീവജാലങ്ങളിൽ ഹൃദയത്തിൽ എന്നിൽ നിന്നിൽ ജഗത്തിലെ കണങ്ങളിൽ എല്ലായിടത്തും ശാന്തിയുണ്ടാകട്ടെ
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ
വിശ്വ ശാന്തിയുടെ കാര്യം പറയുമ്പോഴെല്ലാം ഇക്കാര്യത്തിൽ ഭാരതത്തിന്റെ സംഭാവന സുവർണ്ണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതു കാണാം
ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നവംബർ 11 ന് വിശേഷാൽ മഹത്വമുണ്ട്
കാരണം നൂറു വർഷം മുമ്പ് നവംബർ 11 ന് ആണ് ലോകമഹായുദ്ധം അവസാനിച്ചത്
യുദ്ധം അവസാനിച്ചിട്ട് നൂറു വർഷം തികയുകയാണ്
അതായത് അപ്പോഴുണ്ടായ വമ്പിച്ച വിനാശവും ജീവഹാനിയും കഴിഞ്ഞിട്ട് നൂറു വർഷമാകും
ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോകമഹായുദ്ധം ഒരു വലിയ സംഭവമായിരുന്നു
വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് ആ യുദ്ധവുമായി നേരിട്ട് ബന്ധമൊന്നുമുണ്ടായിരുന്നില്ല
എന്നിട്ടും നമ്മുടെ സൈനികർ ധീരമായി പോരാടി വളരെ വലിയ പങ്കു വഹിച്ചു മഹത്തായ രക്തസാക്ഷിത്വംവഹിച്ചു
ഭാരതീയ സൈനികർ യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ ആരെക്കാളും പിന്നിലല്ലെന്ന് ലോകത്തിനു കാട്ടിക്കൊടുത്തു
നമ്മുടെ സൈനികർ ദുർഗ്ഗമങ്ങളായ പ്രദേശങ്ങളിൽ അസഹ്യമായ പരിതഃസ്ഥിതികളിലും തങ്ങളുടെ ശൌര്യം പ്രകടിപ്പിച്ചു
ഇതിന്റെയെല്ലാം പിന്നിൽ ശാന്തി പുനഃസ്ഥാപിക്കുക എന്ന ഒരു ഉദ്ദേശ്യമേ ഉണ്ടായിരുന്നുള്ളൂ
ഒന്നാം ലോകമഹായുദ്ധത്തിൽ ലോകം വിനാശത്തിന്റെ താണ്ഡവമാണു കണ്ടത്
ഒരു കോടിയോളം സൈനികരും ഏകദേശം അത്രതന്നെ സാധാരണ ജനങ്ങളും പ്രാണൻ നല്കി എന്നാണ് കണക്കാക്കപ്പെടുന്നത്
ഇതിലൂടെ ശാന്തിയുടെ മഹത്വമെന്താണെന്ന് ലോകത്തിനു മുഴുവൻ മനസ്സിലായി
കഴിഞ്ഞ നൂറു വർഷങ്ങളിൽ ശാന്തിയുടെ നിർവ്വചനം തന്നെ മാറിപ്പോയി
ഇന്ന് ശാന്തിയും സൌഹാർദ്ദവുമെന്നാൽ യുദ്ധം ഉണ്ടാകാതിരിക്കുക എന്നുമാത്രമല്ല
ഭീകരവാദം മുതൽ കാലാവസ്ഥാ മാറ്റം സാമ്പത്തിക വികസനം മുതൽ സാമൂഹിക നീതി തുടങ്ങിയവയ്ക്കെല്ലാം ലോകത്തിന്റെ സഹകരണവും പരസ്പര സമന്വയത്തോടെ ജോലി ചെയ്യേണ്ടതും ആവശ്യമാണ്
ദരിദ്രരിൽ ദരിദ്രരായവരുടെ വികസനമാണ് ശാന്തിയുടെ യഥാർഥ പ്രതീകമായിരിക്കുന്നത്
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ വടക്കുകിഴക്കൻ പ്രദേശത്തിന്റെ കാര്യം വേറിട്ടതാണ്
അവിടത്തെ പ്രകൃതി സൌന്ദര്യം അനുപമമാണ്
അവിടത്തെ ജനങ്ങൾ വളരെ പ്രതിഭാശാലികളുമാണ്
നമ്മുടെ വടക്കു കിഴക്കൻ പ്രദേശം ഇപ്പോൾ വളരെയേറെ സദ്പ്രവൃത്തികൾക്ക് പേരുകേട്ടതായിരിക്കുന്നു
വടക്കുകിഴക്കൻ മേഖല ജൈവകൃഷി അതായത് ഓർഗാനിക് ഫാമിംഗിന്റെ കാര്യത്തിൽ വളരെ പുരോഗമിച്ചിട്ടുണ്ട്
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് സിക്കിം സുസ്ഥിരഭക്ഷ്യലഭ്യതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കീർത്തികേട്ട് ഫ്യൂചർ പോളിസി ഗോൾഡ് അവാർഡ് 2018 നേടുകയുണ്ടായി
ഈ അവാർഡ് ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട എഫ്
അതായത് ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് നൽകുന്നത്
ഈ മേഖലയിൽ മികച്ച നയരൂപീകരണത്തിന് നല്കപ്പെടുന്ന പുരസ്കാരം ആ മേഖലയിലെ ഓസ്കാറിനു തുല്യമാണ്
ഇത്രമാത്രമല്ല നമ്മുടെ സിക്കിം സംസ്ഥാനം 25 രാജ്യങ്ങളുടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 51 നയങ്ങളെ പിന്തള്ളിയാണ് പുരസ്കാരം നേടിയത്
ഇതിൽ സിക്കിമിലെ ജനങ്ങൾക്ക് അനേകമനേകം ശുഭാശംസകൾ നേരുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഒക്ടോബർ മാസം അവസാനിക്കയാണ്
കാലാവസ്ഥയിൽ വളരെ മാറ്റങ്ങൾ കാണാനുണ്ട്
ഇപ്പോൾ തണുപ്പിന്റെ കാലം ആരംഭിച്ചു
കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉത്സവങ്ങളുടെയും കാലമായിരിക്കുന്നു
ധൻതേരസ് ദീപാവലി ഭയ്യാദൂജ് ഛഠ്
തുടങ്ങി ഒരു വിധത്തിൽ പറഞ്ഞാൽ നവംബർ മാസം ഉത്സവങ്ങളുടെ മാസമാണ്
ജനങ്ങൾക്കെല്ലാം ഈ ഉത്സവങ്ങളുടെ അനേകമനേകം ശുഭാശംസകൾ
ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ സ്വയം സൂക്ഷിക്കണമെന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനാഗ്രഹിക്കുന്നു
സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം സമൂഹത്തിന്റെ നന്മയും ശ്രദ്ധയിൽ വേണം
ഈ ഉത്സവങ്ങൾ പുതിയ തീരുമാനങ്ങളെടുക്കാനുള്ള അവസരമായിരിക്കുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിഷൻ മോഡിൽ മുന്നോട്ടു പോകാനുള്ള ദൃഢനിശ്ചയമെടുക്കാനുള്ള ഒരു അവസരമായി ഇതുമാറട്ടെ നിങ്ങളുടെ പുരോഗതി രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു സുപ്രധാന ഭാഗമാണ്
നിങ്ങൾക്ക് എത്രത്തോളം പുരോഗതിയുണ്ടാകുമോ അത്രതന്നെ പുരോഗതി രാജ്യത്തിനുമുണ്ടാകും
നിങ്ങൾക്കേവർക്കും എന്റെ ശുഭാശംസകൾ
വളരെ വളരെ നന്ദി